ങ്ഹ് കുറച്ചധികം പാറ പൊട്ടിച്ചത് പീസുകൾ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതിൽ.

അത്യാവശ്യം സെറ്റ് അപ്പ് ഒക്കെ ഉള്ളൊരു ഏഹ് ആണ് കാരണം ഫാൻ സ്വിച്ച് ബോർഡ് കാരണം ആംബിയൻസ് ഒക്കെ അത്യാവശ്യം നല്ല റിച്ചാണ് .

അഹ് ഇതൊരു വെജിറ്റബിൾ ഷോപ്പിൻ്റെ ഒരു പിക്ചർ ആണ് ആഹ് ടൊമാറ്റോസ് ആണ് അധികവും ഉള്ളത്.

അതിന്റെ ഫ്രണ്ട്‌ ഇലായിട്ടാണുന്നുണ്ടേലും കുറച്ച് ബൈക്സും സ്കൂട്ടീസും കാർസും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്.

നീല കളറ് ഏഹ് ടി-ഷർട്ട് റെഡ് കളറ് ടി-ഷർട്ട് വൈറ്റ് കളർ ടി-ഷർട്ട് ഒക്കെയാണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്.

ഇത് കണ്ടിട്ട് ഒരു പഴയ വില്ലേജ് ഇലുള്ള ഒരു റോഡ് ആയിട്ടാ തോന്നുന്നത്.

ആഹ് വണ്ടികൾ ആയിട്ട് ആണെന്ന് ഉണ്ടെങ്കിൽ ഒരു സ്കൂൾ ബസ് ആണ് ഏറ്റവും മുന്നിൽ കിടക്കുന്നത് ബാക്കിയെല്ലാം --

പിന്നെ റിവർ ഇന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു ഒരു എന്താ പറയാ ഒരു തൈ പൊടിച്ചു നി നിൽപ്പുണ്ട്.

നമ്മടെ ഡിയറാണ് ഏഹ് അതായത് ഫുഡ് ഡിയർ ഫുഡ് അനേഷിക്കുന്നത് ഫുഡ് കഴിക്കുന്നതായിട്ടുള്ള കുറച്ച് ഏഹ് എന്താ പറയാ കുറച്ച് ഡിയർസ് അതിൻ്റകത്തിണ്ട് ആ ഒരു പിക്കാണ് നമ്മളെ കാണിച്ചിക്ക്ണ്ത്.

പിന്നെ ഒരു വൈറ്റ് ആഹ് വൈറ്റ് വാളില് എഹ് റെഡ് സ്ട്രിപ്പ്സ് അഹ് പെയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു വോൾ ഉണ്ട്.